silent attack വരും type ഉണ്ട് ചെലവര് വെറും പാവങ്ങളു ഉണ്ട്

എല്ലാർക്കും വിദ്യാഭ്യാസും കൂട്തലുണ്ട് സംസാരിക്കുന്നു എന്ന് മാത്രള്ളൂ എന്തോ വലിയ സംഭവം എന്ന് ഇങ്ങനെ പറഞ്ഞ നടക്കാ ഈ ഇത് computer ന്റെ വല്ല ഈ desktopPC അതൊന്നും നോക്ക ചെയ് നോക്കത്തില്ല അയിനാത്ത് ശരിയാക്കുന്നില്ല desktop service ചെയ്യും പക്ഷെ desktop ന്റെ mother board ഒന്നും നമ്മക്ക് ഈ പറയുന്ന പോലെ available അല്ല കാരണം ഓരോന്നിനും ഓരോ രീതിയിലാ അവന്മാര് ഇതെയ്തിടുന്നെ

design ഉം ഓരോന്നിനും ഓരോ രീതിയിലുള്ള components ഇറക്കി വിടുന്നെ

അഹ് അതാണ് ഒന്നാമത്തെ കാര്യം അല്ലെങ്കിൽ നമ്മക്ക് service എടക്കാവുന്നതേ ഉള്ളു പക്ഷെ ഓരോ series board ഇറക്കുമ്പഴും ഓരോന്നിനും ഓരോ രീതിയിൽ അവരർക്കും ചെല board കൾ equally giga bytes അതിന്ടെ വേറെ design ആയിരിക്കും വേറെ പിന്നാ വര്ന്ന affuse ടെ ആണെങ്കിൽ affuse ടെ വേറെ രീതിയിൽ എല്ലാരും അവരോരെ രീതിയിലുള്ള ആഹ് അതായത് ഓരോരൊ company ക്ക്‌ ഓരോരോ രീതിയിലാന്നത്

എന്തുവാ പലയതിനും പല രീതിയിലാ വരുന്നേ ഒരേ രീതി ആയിരിക്കത്തില്ല company ഇറക്കുന്നേ ചെലവര് components കൊറച്ചറക്കും ചെലവര് components കൂട്ടിയിറക്കും

ചെലവര് ആ ഓരോന്നിനും ഓരോ പണ്ടത്തെ ഒക്കെ വെച്ചയ്‌നാൽ ഒര് level സാധനങ്ങളാ ഇപ്പങ്ങനല്ല എല്ലാം നേരത്തെ doubleship ൽ കിടന്നത് ഇപ്പൊ single ship ആക്കി

processor തന്നെ

ആക്കിയില്ലേ അപ്പൊ ഇട്ടിട്ട് processor നേരത്തെ നമ്മക്ക് ഊരിയിട്ട് ഇടായിരുന്നു മറ്റേത് processor fix വെച്ചിരിക്കുന്നത് ഉം

അങ്ങനൊക്കിരിക്കും അതുകൊണ്ടാണ് generation മാറുംതോറും സാധനങ്ങളുടെ level ലും മാറിക്കൊണ്ടിരിക്കും മാറിക്കൊണ്ടിരിക്കും ഓരോ പ്രാവശ്യോ ഇപ്പൊ തന്നെ ഈ phone തന്നെ ആണെങ്കി തന്നെ ഏതെല്ലാം രീതിയിൽ ഓരോ ഓരോ മാസും ഓരോ ദിവസും എത്ര മാത്രം മാറ്റങ്ങളാ വരുന്നേ അതില് ഓരോ വർഷും updation നടക്കും

ഉം mainboard ന്റേതല്ലെ intel ന്റെതാവുമ്പം ഇതൊരു processor അല്ലെ വരുന്നേ അപ്പൊ അവര് ഇറക്കുന്നെ അനുസരിച്ച് പണ്ടൊക്കെ പണ്ടത്തെ ഒക്കെ ഞാനൊക്കെ എത്ര വർഷമായി ഞാനൊക്കെ ഒരു പത്ത് പത്ത് പതിനഞ്ചു വര്‍ഷം മുമ്പ് ഉപയോഗിച്ച എന്തോ അതിന്റെ പേര് ഈ scanner ഉണ്ടല്ലോ

ഇപ്പൊ ഒരു മനുഷ്യർക്കും വേണ്ട ഇവിടെ കിടപ്പുണ്ട് scanner ഇവർക്കൊക്കെ use എയ്യാവുന്നാണ് scanner വാങ്ങിച്ചു use ചെയ്യുന്ന center ലേക് ഉം printer printer റാ ആ അവിടൊക്കെ akshaya centre വേറാരും use ചെയ്യലൊന്നുല്ല അവർക്കൊക്കെ അത് അവഷുട് കാരണം single scanning ൽ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അച്ചടിയന്ത്രം അച്ചടിയന്ത്രം അങ്ങനെ ഒക്കെ ഓരോ കാര്യങ്ങള്

updation സാധനങ്ങൾ വന്ന്‌ technology മാറ്റി വണ്ടിയുടെ കാര്യത്തിന് പണ്ടേ വെള്ളം sensor ഇതില്ലായിരുന്നു ഇപ്പോ വണ്ടി എല്ലാം sensor വണ്ടി അങ്ങനൊക്കെ ഓരോ കാര്യങ്ങൾ പോയി ഓരോന്നിനും ചെറിയ രീതിയിൽ ആക്കിക്കൊണ്ടിരിക്കയാണ്

പഴയ വണ്ടികളൊക്കെ ഇപ്പോഴും നല്ല പുതിയ വണ്ടികളൊന്നും വലിയ ഇതൊന്നു ഇല്ല

ഒരവസ്ഥയാ അവിടത്തെ അവിടത്തെ വീട്ടിൽ അതിന് എന്തുവായിരുന്നു കുഴപ്പം ഏതാണ്ട് ആയില്ലായിരുന്നോ complaint ആയിപ്പോയതായിരുന്നു fourty one ആയിരുന്നു പക്ഷേ അത് ഇപ്പം board വരുന്നുണ്ട് use ചെയ്യാമെങ്കിൽ കുഴപ്പമില്ലാതെ കിടന്നോടും

ഒരു വർഷത്തിൽ കൂടുതൽ ഒന്നും ഒരു സാനവും ഓടത്തില്ല എന്താറിയത്തില്ല അല്ലെങ്കിൽ ഒന്നരവർഷവും minimum രണ്ടു വർഷം ആ രണ്ട് വർഷത്തിനിടക്ക് തന്നെ എന്തെല്ലാം complaint face ചിലതൊക്കെ എടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ പോണത് നമുക്ക് പറയാൻ പറ്റത്തില്ല പഴേ എല്ലാത്തിനും വേറെ വ്യത്യാസങ്ങളാ പഴേ laptop ആണ് ഇപ്പോഴും അടിപൊളിയായ്ട്ട് എല്ലാരും use ചെയ്യുന്നേ ചിലരൊക്കെ പഴേ laptop പാഴേത് ചെലവർക്ക് പഴേ laptop മതീന് പറയും പഴേ laptop ന് വെച്ച couser നൂല് കെട്ടി ഇടാൻ പറ്റുന്നെ സാനാണ് മറ്റേതാവുംബം fixed വരുന്നയാണ്

പക്ഷേ പഴേതാവുമ്പം വലിയ complaint ഒന്നും കാണത്തില്ല കിടന്ന് ഓടിക്കോളും suppose നമ്മൾ അതിൻറെ ആഹ് പുതിയതിനെകാട്ടി കൂടുതലായിട്ട് കിടന്നോടും

പുതിയതെല്ലാം ഇപ്പോ ഒരു വർഷം കഷ്ടിച്ച് ഒന്നര വർഷം ഓടും

ഇത് complaint ഒന്നും വരത്തില്ല പഴേതിനാവുമ്പം അപേക്ഷിച്ചും ഇതിൻറെ technology മാറുന്നതിനനുസരിച്ച്

ഓരോ സാധനത്തിന്റേം components ന്റെയു ഇതായിട്ട് ഓരോന്നിൻറെ difference വെച്ച്

technology ലല്ലേ എല്ലാം കിടക്കുന്നെ എല്ലാം പുതിയെ പുതിയെ technology വരുമ്പോ പഴേ technology ടെ അത്രയും advanced ആണ് വരുന്നത് ഉം അതൊക്കെയാണ് ഇപ്പോഴത്തെ വ്യത്യാസങ്ങൾ ശരിയാണല്ലേ നേരത്തെ തന്നെ നേരത്തത്തെ ന്ന് പറഞ്ഞ computer ന്ന് പറഞ്ഞ ഒരു പെട്ടി പോലത്തെയായിരുന്നു പിന്നെ അത് കഴിഞ്ഞു പിന്നെ ചെറിയ ഇതായി LCD പോലത്തെ ആയി അത് കഴിഞ്ഞ് LED ആയി പിന്നേ ഇപ്പൊ പിന്നെ കയ്യിൽ കൊണ്ട് നടക്കുന്ന പിന്നെ laptop ആയി പിന്നാ അതിൻറെ എന്താ പറയുന്നേ വണ്ണം കുറച്ചു ചെറിയ ഒരിതാക്കി പിന്നാ മടക്കുന്ന രീതിയാക്കി ഇനി എന്തോ ആക്കും പഴേ സാധനങ്ങൾ use ചെയ്താലും വലിയ complaint വരുന്നില്ല അതാണ് അതിൻറെ ഒരു കുഴപ്പം പുതിയതിനാവുമ്പം നമ്മള് use

നമ്മൾ അത്രമാത്രം നല്ല രീതിയിൽ അത് company പറയുന്ന രീതിയിലൊക്കെ use ചെയ്ത് കഴിഞ്ഞ എല്ലാർക്കും sim മതി പണ്ട് cd drive വരുവായിരുന്നു ഇപ്പോ cd drive ഇല്ല cd drive ന് പകരം അത്രയും കൂട slim ആക്കി അങ്ങനെ ഓരോന്ന് ഓരോന്ന് ചെയ്തോണ്ടിരിക്കുന്നു

മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന് ഓരോ technology പറ്റത്തു ഇല്ലല്ലോ

അതൊക്കെ കൊണ്ടായിരിക്കാം എല്ലാവർക്കും ഓരോന്ന് ഓരോന്ന് വേണം അതുപോലെ എല്ലാർക്കും customers നു slim ആണ് കൊണ്ടുനടക്കണം

ആഹ് നല്ല performance ആയതുകൊണ്ടും അവർക്കതുമതി അത്യാവശ്യം നല്ല quality board quality സാനം അത്ര ലക്ഷം രൂപ കൊടുത്തിട്ടാണെങ്കിലും സാനം

ആഹ്

വെല കൂടുന്നതിന് അനുസരിച് അതിനകത്തു നല്ല ഇതായിട്ട് കിട്ടുകയും ചെയ്യും അല്ലെ വിലയും

കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറെ ആശങ്കകൾ പങ്കു വെക്കുന്നവരാ പങ്കു വെക്കുന്നവരാണ് ആണ് മാതാപിതാക്കള് പണ്ട് വളരെ എളുപ്പമായി അഞ്ചും ആറും അതിലധികവും മക്കളെ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

മക്കള് ന്ന് പറഞ്ഞാല് എട്ടും പത്തും അഞ്ചും ആരും മക്കള് ഓരോ രക്ഷിതാവിനും ഉണ്ടായിരുന്നു പഷേ അതോടൊപ്പം അവർക്കന്ന് പ്രയാസങ്ങളുണ്ടായിരുന്നു ജീവിക്കാനുള്ള സുഖസൗകര്യങ്ങളില്ല അങ്ങനൊക്കായിട് കൂടിയും ഇന്ന് രക്ഷിതാക്കൾ മാതാപിതാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവരന്ന് നേരിട്ടിരുന്നില്ല ഇന്ന് സുഖസൗകര്യങ്ങൾ കൂടിയ എന്നിട്ടും രക്ഷിതാക്കൾക്ക് മക്കളെ ശരിയായ രീതിയിൽ വളർത്താനും നേർവഴിക്ക് നടത്താനും മാതാപിതാക്കൾ വളരെ കഷ്ടപെടു ആണ് ഇതിന്റെ കാരണമന്വേഷിക്കാനും പരാതികൾ പങ്കു വെയ്ക്കാനും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 ഉൾക്കുള്ള അതുപോൽത്തന്നെ നമ് ചുറ്റുപാടിലുള്ള നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് ശീലങ്ങളാണ് ഇങ്ങനെ കുട്ടികളെ നമ്മളെ കഷ്ട് വളർത്തുന്നതില് കഷ്ടപ്പെടാൻ കാരണം എങ്ങനെ നമ്മുടെ ശീലങ്ങൾ മാറ്റിയെടുത്തികൊണ്ട് കുട്ടികളെ നല്ല പൗരന്മാരായി വളർത്തി എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കൊഴപ്പം അടുക്കളയിൽ നിന്നുതന്നെ തുടങ്ങുന്നുണ്ടോ എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഒന്നാമതായി അവർക്കു കഴിക്കാൻ വേണ്ടി നൽകുന്ന പ്രഭാത ഭക്ഷണം പ്രത്യേകം തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഒരു ദിവസം മുഴുവൻ ആരോഗ്യ പൂർണനായിരിക്കാൻ protein അടങ്ങിയ ഭക്ഷണം കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട് നല്ല protein അടങ്ങിയ ഭക്ഷണമാണ് കുട്ടികൾക്ക് രാവിലെതന്നെ കൊടുക്കേണ്ടത് എല്ലാ ദിവസവും noodles ഉം bread ഉം കഴിക്കുന്ന കുട്ടികളു നമുക്കിടയിലുണ്ട് കുട്ടികളെ ഇത്തരത്തിലുള്ള ആഹാരശീലങ്ങൾക്ക് അടിമപ്പെടുത്താതിരിക്കുക ദാഹമില്ലെങ്കിലും കുട്ടികളെ വള്ളം കുടിക്കാനായി നിർബന്ദിക്കാ കുട്ടികളെ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ചെറിയ ജോലികൾ ചെയ്പ്പിക്കാം ഭക്ഷണം കഴിച്ച പാത്രം കഴുകുന്നതും ധരിച്ച വസ്ത്രം അലക്കുന്നതുമെല്ലാം ഒരു ജോലിയല്ല അതവരുടെ ജീവിതത്തിന്റെ ഭാഗമായി കാണാൻ അവരെ പ്രാപ്തരാക്കുക അങ്ങനെ നമ്മൾ അടുക്കളയിൽ നിന്നുതന്നെ നമ്മുടെ സീല് പരിശീലനങ്ങള് തുടങ്ങാം പിന്നെ അതുപോലെതന്നെ മറ്റൊരു കാര്യാണ് തെറ്റായ ഉറക്കം പതിമൂന്നു വയസിനു താഴെയുള്ള കുട്ടികൾ ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങേണ്ടത് വളരെ അത്യാവിശ്യമാണ് പലപ്പോഴും രാവിലെ കുട്ടികളേ കിടക്കയിൽ നിന്ന് വലിച്ചെഴുന്നേൽപിക്കേണ്ടി വരുന്നതിന്റെ കാരണം തലേദിവസം അവർ ഉറങ്ങാൻ കിടക്കാൻ വൈകുന്നതാണ് കുട്ടികൾ കിടക്കാൻ വൈകുന്നതെന്തുകൊണ്ടാണ് മാതാപിതാക്കൾ screen ന് മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ടല്ലേ മൂന്നു വയസായാ കുട്ടിക്ക് mobile ഉപയോഗത്തിന്റെ technical വശങ്ങൾ അറിയുന്നതിന് കാരണവും അതു തന്നെയാണ് അപ്പോൾ ശരിയായ ശീലങ്ങൾ പാലിക്കേണ്ടത് മാതാപിതാക്കളാണ് password നല്കേണ്ടെട്ത്തു നൽകുക തന്നെ വേണം ഇനി ശിക്ഷണം എങ്ങനെ ശിക്ഷണം എങ്ങനെന്നു ചോയിച്ചാല് കുട്ടികൾ മുതിർന്നവരേക്കാൾ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കുന്നു മാതാപിതാക്കളുടെ ശിക്ഷണ രീതികൾക്കനുസരിച്ചാണ് കുട്ടികൾ കുട്ടികൾടെ കുട് പെരുമാറ്റവും സ്വഭാവ രൂപീകരണവും നടക്കുന്നത് ചില മാതാപിതാക്കൾ കുട്ടികളെ സ്വതന്ത്രരായി വളർത്തുകയും അവരുടെ കാര്യങ്ങളിൽ വേണ്ട വിധത്തിൽ ശ്രദ്ധ ചിലതാതിരിക്കുകയും ചെയ്യുന്നു ഇത്തരതിലുള്ള ഇത്തരതിലുള്ള കുട്ടികൾ വളരുമ്പോൾ പഠനത്തിൽ വേണ്ടവിധം ശ്രദ്ധിക്കാൻ കഴിയാത്തവരായി തീരുന്നു നിർബന്ധിച്ചു മക്കളിൽ ചില കാര്യങ്ങൾ അടിച്ചേല്പിക്കുകയും കഠിനമായ ശിക്ഷണം നൽകുകയും ചെയ്യുന്ന മാതാപിതാക്കൾ വൈകാരികളും വിധ്വെഷികളും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലത്ത ആത്മവിശ്വാസ കുറവുള്ള മക്കളെ സൃഷ്ടിക്കുന്നു അപ്പോ പിന്നെ മാതാപിതാക്കൾ എങ്ങ എന്ത് ശിക്ഷ ശിക്ഷണം എങ്ങനെയാണ് നൽകേണ്ടത് മാതാപിതാക്കൾ എങ്ങനെയാണു ശിക്ഷണം നൽകേണ്ടത്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

അവളെ വളരെ അധികം tension ൽ ആകുന്ന മാതാപിതാക്കളെ നമുക് കാണാൻ കഴിയും ഈ ഇത്തരം സമ്മർദ്ദത്തിലാക്കുന്നു മാതാപിതാക്കൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല അവര് അവരുടെ പ്രേരണകൾ പഠിക്കുന്നതിൽ സ്വന്തം ഇഷ്ടപ്രകാരം പഠിക്കുന്നയൽ ഈ കൂട്ടത്തിൽ ഉൾപെടും കുട്ടികള് കുട്ടികളുടെ ഉം സ്വന്തം ഇഷ്ടപ്രകാരത്തിലും മാതാപിതാക്കളുടെ പ്രേരണയിൽ നിന്ന് പഠിക്കുന്നവരൊക്കെ ഉണ്ട് മാതാപിതാക്കൾ നിരീക്ഷണ ബുദ്ധിയോടുകൂടി കുട്ടികൾടെ പഠന നിലവാരം മനസിലാക്കേണ്ടതും അതിനോടൊപ്പം തന്നെ കുട്ടികളുടെ അഭ്ജിരുചികൽ കണ്ടെത്താം ശ്രമിക്കുകയും അതിനെ പ്രോത്സാഹിപ്പികുകയും ചെയേണ്ടതുണ്ട് ഉപദേശങ്ങൾ നൽകുന്നതിന് മുൻപ് അവരെ കേൾക്കുക കുട്ടികൾക്ക് ഒര് പാട് കാര്യങ്ങൾ പറയാനുണ്ടാകും മാതാപിതാക്കളോട് അവർക്കു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ള ഒരുപാട് ഇടപഴകലുകളു സമൂഹവുമായി ഇടപഴകുന്ന രാവിലെ മദ്രസ്സ അധ്യാപനം ഇല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും രാവിലെ tuition center കൾ അത് കഴിഞ്ഞു ഉസ്കൂൾ വൈകുന്നേരം വിടവാങ്ങുന്നു കുട്ടികൾ അങ്ങനെ ഒരുപാടു പറയാൻ കുട്ടികൾക്കുണ്ടാവും അപ്പൊ അവരിൽ നിന്ന് പരമാവധി കേൾക്കാൻ ശ്രമിക്കുകയും ഉപദേശങ്ങൾ നൽകുന്നതിന് മുൻപ് അവരെ കേൾക്കണം അവർക്കു സംസാരിക്കാനുള്ള ഇടം കൊടുക്കണം അഭിപ്രായങ്ങൾ പറയാൻ അവര അനുവദിക്കണം സ്വയം കണ്ടെത്തി പഠിക്കാനും അതിൽനിന്നു ചോദ്യങ്ങൾ ചോദിക്കാനും സംശയങ്ങൾ രൂപപ്പെടുത്താനും അവരെ പ്രാപ്തരാക്കണം കുട്ടിക്ക് സ്വന്തമായിട് എല്ലാ നിരക്കുള്ള കഴിവുകളും നേടിയെക്കണ് എല്ലാ നിരക്കുള്ള കഴിവുകളും ആർജിച്ചെടുക്കാൻ ആ കുട്ടികളെ നമ്മൾ പര്യാതപമാക്കണം കുട്ടികളുടെ താല്പര്യങ്ങൾ അടിച്ചമർത്തരുത് അവർക്കൊരുപാട് താല്പര്യങ്ങൾ ഉണ്ടാകും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

അവർക്കു താല്പര്യം നാം ജനിപ്പിക്കുയും അങ്ങനെ അവരെ താല്പര്യമുള്ളർ ആകുക കുട് രക്ഷിതാക്കളും കുട്ടികളും തമ്മിൽ മാനസികമായ അടുപ്പം എപ്പോളും നിലനിർത്തണം ഒരു രക്ഷിതാവിനോട് ഒരു ഒരു മതിവിനോട് ഒരു പിതാവിനോട് കുട്ടിക്ക് എപ്പോളും മാനസികമായ താല്പര്യം വേണം നല്ല അനുഭവങ്ങൾ സൃഷ്ടിക്കണം മാതവും കുട്ടിയും കുട്ടിയും മാതവും തമ്മിൽ നല്ല അനുഭവങ്ങൾ സൃഷ്ടിക്കണം അതിനായി നല്ല വ്യക്തികളുമായി ഇടപെടാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം കുട്ടിക്ക് ഇപ്പോഴും നല്ലവരുമായി ഇടപഴനുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിക്കണം അപ്പോൾ നിറങ്ങളുള്ള സ്വപ്നങ്ങളും പുസ്തങ്ങളും നിങ്ങൾ അവർക്കായി നൽകണമ് രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും നല്ല നല്ല സ്വപ്നങ്ങളും നല്ല നല്ല പുസ്തങ്ങളും കുട്ടികൾക്ക്

ഉയരങ്ങളവര് കീഴടക്കട്ടെ നമ്മുടെ കുട്ടികള് സ്വപ്‌നങ്ങൾ കണ്ടു കണ്ടു സ്വപ്നങ്ങളിൽ അവരുടെ ആ സ്വപ്നത്തിന്റെ ചിറകിലേറി ഉയരങ്ങളിലേക്ക് പറക്കട്ടെ ആ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികള് നമ്മൾ ഒരിക്കലും ചിറകൊടിക്കരുത് നമ്മുടെ വഴ്ക് സ്വപ്നത്തിനു അവരുടെ ചിറകിന് ശക്തി ഏകുകയാണ് നമ്മള് മാതാപിതാക്കള് ചെയ്യേണ്ടത് ഒരു മാതാവോ ഒരു പിതാവോ ഒരിക്കലും അവരുടെ അധികാരം ഉപയോഗിച് ഒരു ഒരു കുഞ്ഞിന്റെയും ഒരു ഒരു കുട്ടിയുടെയും അവന്റെ ശിക്ഷണത്തിലുള്ള ഒരു കുറവ് മൂലം അവന്റെ ഭാവി ജീവിതത്തിൽ ഒരു പ്രശ്നവും സൃഷ്ടിക്കരുതെന്നു നമ്മൾ മാതാപിതാക്കൾ നിര്ബന്ധമായിട്ടും മനസിലാക്കണം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ മിടുക്കരാവണമെങ്കിൽ അതിൽ മാതാപിതാക്കൾക്ക് കൃത്യമായ പങ്കുണ്ടെന്നു നമുക് മനസിലാക്കാൻ കഴിയും അപ്പൊ നല്ലൊരു മാതാവിന് നല്ലൊരു പിതാവിന് നല്ല കുട്ടികളുണ്ടാകുമെന്ന്

hello നമസ്ക്കാരം ഞാൻ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന subject കാലാവസ്ഥയെ കുറിച്ചാണ് കാലാവസ്ഥയെക്കുറിച്ച് പറയാനാണെങ്കിൽ തന്നെ ഒരുപാട് കാലാവസ്ഥകൾ നമ്മുക്കിടയിലൂടെ കടന്നുപോകുന്നുണ്ട് ഓരോ വർഷം തോറും ഒരുപാട് കാലാവസ്ഥകൾ നമ്മുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കാലാവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ വേനൽക്കാലം മഴക്കാലം മഞ്ഞുകാലം അങ്ങനെ തുടങ്ങി ഒരുപാട് കാലങ്ങൾ നമ്മുക്ക് ചുറ്റും അനുഭവപ്പെടാറുണ്ട് ഇപ്പത്തെ ഈ കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ച് പറയാണെങ്കി തന്നെ വളരെ അധികം ചൂടാണ് വേനൽക്കാലമാണ് ഇപ്പൊ ഏർ കടന്ന് വേനൽക്കാലത്തിലൂടെയാണ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ അധികം ചൂടാണ് വളരെ അധികം ചൂടനുഭവിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ ഓരോരുത്തരും കടന്നുപോയികൊണ്ടിരിക്കുന്നത് വേനൽക്കാലത്തെക്കുറിച്ച് പറയുകയാണെങ്കി തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്തുവെച്ചാ എന്നുവെച്ചാ വേനൽക്കാലത്ത് വളരെ അധികം പ്രയാസങ്ങൾ നമുക്ക് നേരിടേണ്ടി വരാറുണ്ട് ഇപ്പൊ അതിനെക്കുറിച്ച് പറയുകയാണെങ്കി തന്നെ ഇപ്പോ നമ്മുടെ മനുഷ്യർക്ക് മനുഷ്യർക്ക് മാത്രമല്ല ജീവികൾക്കും ഒക്കെ ഒട്ടേറെ പ്രയാസങ്ങൾ നേരിടേണ്ട ഒരവസ്ഥയാണ് നേരിടേണ്ടിവരുന്ന ഒരു കാലാവസ്ഥയാണ് വേനൽക്കാലം വളരെ അധികം ഒന്നാമതായി പറയാം വളരെ അധികം ചൂട് അനുഭവപ്പെടുന്ന ഒരു കാലാവസ്ഥയാണ് വേനൽക്കാലം നമ്മുടെ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക് തന്നെ ഒരുപാട് പ്രയാസങ്ങൾ ഏർ ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അല്ലെങ്കിൽ ജീവികൾക്ക് തന്നെ വളരെ അധികം പ്രയാസം അനുഭവക്കേണ്ടിവരുന്ന കാലാവസ്ഥയാണ് വേനൽക്കാലം കുടിക്കാൻപോലും വെള്ളം കിട്ടാത്തൊരു അവസ്ഥ വേനൽക്കാലം ഉണ്ടാ ഏർ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായി കൊണ്ടിരിക്കാറുണ്ട് കുളിക്കാനും നമ്മുടെ ഏർ അഹ് നമ്മുടെയൊക്കെ അടിസ്ഥാനകാര്യങ്ങളായ പല കാര്യങ്ങളും കുളിക്കാന് കുടിക്കാന് ആഹ് ഭക്ഷണം പാകം ചെയ്യാനും എല്ലാത്തിനും വെള്ളം ആവശ്യമാണ് അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ വെള്ളം കിട്ടാത്തൊരവസ്ഥ വേനൽക്കാലത്ത് നമുക്ക് സജീവമായി കാണാനും ഉള്ളതാണ് കുടിവെള്ളം പോലും കിട്ടാൻ കഴിയാത്തൊരവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും എന്ന് പറയുന്നില്ല എങ്കിലും അങ്ങനെ ഒരവസ്ഥ വേനൽക്കാലത്തിലൂടെ നാം ഓരോരുത്തരും കടന്നുപോയികൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഒരുപാട് വിഷമമായ ഒരുപാട് പ്രയാസമേറിയ situation നുകൾ വേനൽക്കാലം നമുക്ക് ഏർ കൊണ്ടുവന്നുതരാറുണ്ട് കുടിവെള്ളം ഏർ അതായത് വെള്ളം കിട്ടാത്തത് മാത്രമല്ല ചൂട് ഈ പുറത്തുപോയി ഏർ തൊഴിലെടുക്കുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര അധികം ചൂട് അനുഭവപ്പെടാറുണ്ട് നമ്മള് പത്രങ്ങളിലും മറ്റും കാണുന്നതാണ് ഈ സൂര്യാഘാതം ഏറ്റൊക്കെ ഒരുപാട് മനുഷ്യരുടെ സൂര്യാഘാതം ഏറ്റൊക്കെ ഏർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കഥ പത്രങ്ങളിലൂടെയും മറ്റും നാം ഓരോരുത്തരും വായിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു പ്രശ്‌നങ്ങളും മറ്റും ഏർ വേനൽക്കാലത്ത് ഉണ്ടാകാറുണ്ട് പൊ നേരത്തെ പറഞ്ഞപോലെ നമ്മുടെ മനുഷ്യർക്ക് മാത്രമല്ല ആ പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കും വെള്ളം കിട്ടാത്തൊരു അവസ്ഥ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഒരവസ്ഥ വേനൽക്കാലം ഏർ കൊണ്ടുവരാറുണ്ട് അവർക്കും ഇങ്ങനെയുള്ള ഒരുപാട് ജീവികൾ ചത്തൊടുങ്ങുന്നൊരു സാഹചര്യം വേനൽക്കാലം ഉണ്ടാക്കാറുണ്ട് മാത്രമല്ല വൃക്ഷങ്ങളും ചെടികളൊക്കെ ഉണങ്ങി കരിഞ്ഞ് വൃക്ഷങ്ങളൊക്കെ ആകെ ഇലപൊഴിഞ്ഞും ചെടികളൊക്കെ വളരെ അധികം വളരാൻ കഴിയാത്തൊരവസ്ഥ വെള്ളം കിട്ടാത്ത വളരാൻ കഴിയാത്തൊരവസ്ഥ ചെടികളൊക്കെ ഉണങ്ങി പോകുന്നൊരവസ്ഥ വേനൽക്കാലം മൂലം ഉണ്ടാകാറുണ്ട് വളരെ അധികം ചൂട് അനുഭവിക്കുന്നൊരു കാലാവസ്ഥയാണ് വേനൽകാലം പൊ പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഒക്കെ തന്നെ വളരെയധികം ചൂട് വേനൽക്കാലങ്ങളിൽ ഉണ്ടാകാറുണ്ട് പിന്നെ ഇപ്പൊ വേനൽക്കാലം നമ്മുടെ മനസ്സിനും ഏർ ശരീരത്തിനൊന്നും അനുയോജ്യമായ കാലാവസ്ഥയല്ല കാരണം ഇപ്പൊ തന്നെ നോക്കാമെങ്കി റമളാൻ ഒക്കെ ആണ് കേരളത്തിലെല്ലാ ഏർ മുസ്ലിംകൾക്കൊക്കെ റമളാൻ ഒക്കെ ആണ് അങ്ങനുള്ളൊരു സാഹചര്യത്തിൽ ഈ ചൂടനുഭവിക്കേണ്ടവ അവസ്ഥ വളരെയധികം ഒരു പ്രയാസമേറിയ ഒരു അവസ്ഥയാണ് കാരണം രാത്രിയാണെങ്കിലും പകലാണെങ്കിലും വളരെയധികം ചൂടാണ് വേനൽക്കാലം മൂലം ഉണ്ടാകുന്നത് സൂര്യന്റെയും മറ്റും അമിതമായ ചൂട് മൂലം വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരാറുണ്ട് വേനൽക്കാലത്തെ കുറിച്ച് ഏർ ഇങ്ങനൊക്കെയുള്ളൂ പറയാന് പിന്നെ മഴക്കാലത്തെ കുറിച്ച് പറയാണെങ്കിൽ വളരെയധികം നല്ലൊരു കാലാവസ്ഥയാണ് മഴക്കാലം അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിനും മറ്റും ക്ഷാമൊന്നും മഴക്കാലത്ത് വരുന്നില്ല വേനൽക്കാലത്ത് പറഞ്ഞപോലെ പല പ്രശ്നങ്ങളും മഴക്കാലത്ത് വരുന്നില്ല നമ്മുടെ

ഉണങ്ങിപ്പോവാത്ത ഒരു അവസ്ഥ വൃക്ഷ ഏർ മറ്റു ജന്തുജാലങ്ങൾക്കും ഒക്കെ ചത്തൊടുങ്ങുന്ന ഒരവസ്ഥയൊന്നും മഴക്കാലത്ത് ഉണ്ടാവാറില്ല

മഴക്കാലം അമിത മഴ കിട്ടുന്നത് മൂലം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതിനെ പറ്റി പറയാണെങ്കി തന്നെ ഇപ്പൊ ഏർ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നൊരു പ്രളയം രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കേരളത്തെ നടുക്കിയ ഒരു പ്രളയം ഏർ മഴക്കാലത്തെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നമാണ് ഏർ ഈ അമിത മഴ മൂലം അല്ലെങ്കിൽ ആ നിക്കാതെ പെയ്യു പെയ്യുന്ന മഴമൂലൊ ഒക്കെ

കേരളത്തെ നടുക്കിയ കേരളത്തിൽ നടന്ന ദുരന്തവ പ്രളയം ഒരുപാട് പേരുടെ ജീവനൊക്കെ അന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഒരുപാട് ഏർ ജന്തുജാലങ്ങളുടെ

വീടുകളും വെള്ളത്തിനടിയിലായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് പ്രളയം മൂലം രണ്ടായിരത്തി പാട്ടിനെറ്റിലെ പ്രളയം മൂലം ഉണ്ടായിട്ടുള്ളത് അപ്പോ എങ്കിലും അവരെയൊക്കെ സഹായിക്കാൻ government ഉം മറ്റും പ്രയത്നിച്ചിട്ടുണ്ട് അത് തന്നെ വലിയ സന്തോഷകരമായ ഒരു കാര്യമെന്നു പറയാം ഏർ പണം കൊടുത്തും ഏർ കുടുംബങ്ങളെ സഹായിച്ചിട്ടൊക്കെ government വലിയ രീതിയിൽ ജനങ്ങളെ സേവിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത് പ്രളയം നടന്ന ആ സമയത്ത് അതൊരു നല്ലൊരു കാര്യമാണ് പ്രളയത്തിൽ നമ്മൾ എല്ലാവരും കേരളം ഒത്തൊരുമിച്ചിരുന്ന് അതിജീവിച്ചു ഞാൻ പറഞ്ഞു വന്നത് മഴക്കാലത്തും ദുരിതങ്ങൾ നടക്കാറുണ്ട് മഴ ആവശ്യത്തിന് ലഭിക്കുന്നത് നല്ലതാണ് കാരണം ഏർ നല്ല തണുപ്പുള്ളലൊരു സാഹചര്യം നമുക്ക് അനുയോച്യമാണ് ഒരു കാലാവസ്ഥയാണ് പ്രകൃതിയിലുള്ള എല്ലാ ജൈവ ജാലങ്ങൾക്കും മനുഷ്യനായാലും സസ്യങ്ങൾക്കായാലും ജന്തുജാലങ്ങൾക്കായാലും ഒക്കെ മഴക്കാലം അനുയോച്യമാണെങ്കിൽ ഇങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ അമിതമായ മഴമൂലം ഉണ്ടാവാറുണ്ട് അങ്ങനെ വേറെയും പിന്നെ രോഗങ്ങൾ മഴക്കാലത്ത് ഇപ്പൊ ചെറിയ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് മഴയൊക്കെ മഴയൊക്കെ കൊള്ള്ളുന്നത് മൂലം ഒരുപാട് ഏർ പനി ചുമ തുടങ്ങിയ രോഗങ്ങള് ജലദോഷം തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാവാറുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല പെട്ടെന്ന് അനുഭ ഏർ പെട്ടുനിന്നുണ്ടാവുന്നത് കുട്ടികൾക്കാണെന്നു മാത്രം വലിയവർക്കും മറ്റു രോഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോ പറഞ്ഞു വന്നത് മഴക്കാലം അങ്ങനെയുള്ളൊരു ഉം അത്രക്ക് നല്ലൊരു കാലാവസ്ഥായാലേ ഏർ നല്ലൊരു കാലാവസ്ഥ തന്നെയാ പക്ഷെ എങ്കിലും ചില പ്രശ്നങ്ങൾ മഴക്കാലം മൂലം ഉണ്ടാകാറുണ്ട്

ആദ്യമായി ഒന്നാമതായി പറയാനുള്ളത് മഞ്ഞുകാലത്തെ തണുപ്പ് ഒരവസ്ഥ മഞ്ഞുപെയ്യുന്നൊരവസ്ഥ രാത്രികാലങ്ങളിലായാലും രാത്രികാലങ്ങളിലായാലും അഥവാ രാവിലെ എണീക്കുമ്പോഴായാലും വളരെയധികം മഞ്ഞുപെയ്യുന്നൊരവസ്ഥ വളരെയധികം തണുപുള്ളോരവസ്ഥയാണ് മഞ്ഞുകാലത്തുണ്ടാവാറുള്ളത്

ഏർ അല്ലെങ്കി ജോലി ക്ക് പോവാൻ കഴിയാത്തവര് മടി തോന്നുന്ന ഒരു കാലാവസ്ഥയാണ് മഞ്ഞു കാലം എന്നുള്ളത് എങ്കിലും നല്ലൊരു കാലാവസ്ഥയാണ് രാവിലയിൽ രാവിലെയും രാത്രിയൊക്കെയുള്ള അതികഠിനമായ തണുപ്പും നമുക്ക് ഇഷ്ടമുള്ള ഒരു കാലാവസ്ഥയ തന്നെയാണ് പക്ഷെ എങ്കിലും ഏർ പകൽ സമയത്ത് മഞ്ഞുകാലമെങ്കിൽ സാധാരണ സാധാരണ നമുക്ക് പകൽ സമയത്ത് ചൂട് അനുഭവപ്പെടാറുണ്ട് മുഴുവനായിട്ടും മഞ്ഞുപെയ്യുന്നിങ്ങനവസ്ഥ എന്ന് പറയാൻ മഞ്ഞുകാലത്തിലില്ല ഒന്നാമതായി പറയാനുള്ളതന്നെ ഏർ മഞ്ഞുകാലത്തെ പറയുകയാതന്നെ ഈ രാവിൽത്തെ യും രാത്രിയൊക്കെ ഉള്ള തണുപ്പ് അതിനെകുറിച്ച് ആണ് പറയാനുള്ളത് പിന്നെ നമ്മുടെ മനസിനായാലും ഒക്കെ നല്ലൊരു കാലാവസ്ഥ തന്നെയാണ് പക്ഷെ ഈ രാവിലത്തെയൊക്കെ മഞ്ഞ് വീഴ്ചയൊക്കെ തട്ടുന്നത് മൂലം നമുക്ക് പലതരം

ജലദോഷം പനി തുടങ്ങിയ രോഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എങ്കിലും ഏർ എന്നെ സംബന്ധിച്ച് ഒരു നല്ലൊരു കാലാവസ്ഥയാണ് ഇഷ്ടപ്പെട്ട കാലാവസ്ഥയാണ് ഏർ മഞ്ഞുകാലം എന്നുള്ളത് ഇപ്പൊ നമ്മളെ വിദേശത്ത് നിന്നുള്ള ആളുകളായാലും രാ നമ്മുടെ രാജ്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴും അവർക്ക് ഈ കാലാവസ്ഥ മാറുന്നത് മൂലം ഏർ വളരെയധികം ചെറിയ ചെറിയ രോഗങ്ങൾ അനുഭവപ്പെടാറുണ്ട്

ഏർ സാധാരണ മഞ്ഞുകാലം ഡിസംബർ മാസത്തിലൊക്കെയാണ് ഉണ്ടാകാറുള്ളത് ഈ ക്രിസ്മസ് ഏർ ന്റെയൊക്കെ time ലാണ് മഞ്ഞു കാലം ഉണ്ടാവാറുള്ളത്